ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത ചിത്രങ്ങൾ ഒരു ക്ലോക്കും തൂക്കിയിട്ടിട്ടുണ്ട്.

ഇടത് വശത്ത് വെള്ള നിറത്തിലുള്ള കെട്ടിടവും ഒരു കാറും കാണാം.

ഒരു ഓട്ടോറിക്ഷ യും ഒരു കാറും സഞ്ചരിക്കുന്നുണ്ട് വ--

ഇത് ഒരു സ്കൂളിൻ്റെയോ കോളേജിന്റെയോ മുകൾഭാഗത്ത് നിന്നുള്ള വരാന്തയുടെ ദൃശ്യമാണ്.

നേരെ നോക്കുവാണെങ്കി വാഷ് ബേസിനും ബാത്റൂമും കാണാൻ കഴിയുന്നിണ്ട്.

വളരെ മനോഹരമായ ഒരു കടൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.